ഇത്തരം സാധനങ്ങളോട് മത്സരിക്കാന്‍ ഇന്ത്യൻ കൈകൊണ്ടു നിര്‍മ്മിച്ച വസ്തുക്കള്‍ക്ക് കഴിഞ്ഞില്ല. ഇന്ത്യയില്‍ ഓരോ പുതിയ പ്രദേശങ്ങളും company യുടെ ആധിപത്യത്തിന്‍ കീഴില്‍ വരുമ്പോള്‍ അവിടങ്ങളില്‍ ബ്രിട്ടീഷ് ഉത്പന്നങ്ങള്‍ പുതിയ market ഉകള്‍ ഉണ്ടാക്കി.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

ഇന്‍ഡ്യയില്‍ ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തിനിര്‍മ്മിത വസ്തുക്കളായി കയറ്റുമതി രാജ്യമായിരുന്ന ഇന്ത്യ അസംസ്കൃത വസ്തു കയറ്റുമതി ചെയ്യുന്ന രാജ്യം മാത്രമായി ചുരുങ്ങി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭൂനികുതി നയം നിലനില്‍ ~ നിലവിലുണ്ടായിരുന്ന കാര്‍ഷിക ബന്ധങ്ങള്‍ പൊളിച്ചെഴുതുകയും മൊത്തം ജനസംഖ്യയുടെ ഭൂരിഭാഗം വരുന്ന കര്‍ഷകരുടെ ജീവിതം ദുരിത പൂര്‍ണ്ണമാക്കുകയും ചെയ്തു. മൊത്തം ഉല്‍പാദനത്തിന്‍റെ ഒന്നേ മൂന്നു മുതല്‍ വരെ നികുതി നല്‍കാന്‍ ക്ഷുഭിതരായ ബാധ്യസ്ഥര്‍ തയ്യാറായി. ഭൂവത്തം അഥവാ ജന്മിത്ത്വവ്യവസ്ഥയെ ഇന്ത്യൻ കാര്‍ഷിക രംഗത്തെ സവിശേഷതയായി മാറിയത് കൊളോണിയന്‍ കാലഘട്ടത്തില്‍ ആയിരുന്നു. ജൻമത്ത്വത്തിന്‍റെ വളർച്ചക്ക് വളര്‍ച്ചയെ തുടര്‍ന്നു കാര്‍ഷികരും അതുപോലെ മധ്യവര്‍ത്തികളും ഉയര്‍ന്നു വന്നു. നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം മധ്യവര്‍ത്തികള്‍ക്ക് നല്‍കിയതോടെ ഭൂ~ ഭൂപ്രഭുക്കന്മാര്‍ ആഡംബരജീവിതം നയിച്ചു. പലപ്പോഴും മധ്യവര്‍ത്തികള്‍ വീണ്ടും നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരം അവരുടെ കീഴിലുള്ള ഇടനിലക്കാര്‍ക്ക് നല്‍കി. ഇങ്ങനെ യഥാര്‍ത്ഥ ഭരണാധികാരിയും, യഥാര്‍ത്ഥ കൃഷിക്കാരനും ഇടയില്‍ പല തട്ടുകളിലായി മധ്യവര്‍ത്തികള്‍ ഉയര്‍ന്നു വന്നു. ഇതിന്‍റെയെല്ലാം ഭാരം താങ്ങേണ്ടി വന്നത് യഥാര്‍ത്ഥയ കര്‍ഷകര്‍ മാത്രമായിരുന്നു. പാട്ടു കുടിയന്മാരുടെയും, എടനിലക്കാരുടെയും എണ്ണം വര്‍ദ്ധിച്ചതോടെ കൃഷിഭൂമി തുണ്ടുകളായി വിഭജിക്കപ്പെട്ടു. തുണ്ട് ഭൂമികളില്‍ ഉല്‍പാദന ക്ഷമത വര്‍ദ്ധിപ്പിക്കുക എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊളോണിയല്‍ കാലഘട്ടത്തിലുടനീളം ഇന്ത്യൻ കാര്‍ഷിക ഉല്‍പാദനം സ്തംഭനാവസ്ഥയില്‍ തന്നെ നിലനിന്നു. ഉല്‍പാദനം വര്‍ധിപ്പിക്കാന്‍ ആവശ്യമായ ഒരു നടപടിയും government പക്ഷത്ത് നിന്നും ഉണ്ടായില്ല. ലോകമെമ്പാടും കാര്‍ഷികരംഗത്ത് പുത്തന്‍ സാങ്കേതികത നടപ്പി~ സാങ്കേതികത നടപ്പിലാക്കിയ പ്രസ്തുത കാലഘട്ടത്തില്‍ ഇന്ത്യ മാത്രം അപവാദമായി നിലനിന്നു. ഇന്ത്യയിലെ കൊളോണിയല്‍ സാമ്പത്തികനയങ്ങള്‍ മഹാ ഭൂരിപക്ഷത്തേയും ദരിദ്രരാക്കി. ബ്രിട്ടീഷുകാരുടെ കീഴില്‍ ഹതശ്ശരായും, ആശ്രിതരായും കഴിയുന്നതിലും ഭേദം ഒരു ധീരനായും സൈനികയായും മരണം സൈനികനായി മരണം വരിക്കുകയാണ് അഭികാമ്യമെന്ന് ജക്കാബിയന്‍ കബ്ലി അംഗമായിരുന്ന ടിപ്പു സുല്‍ത്താന്‍ ഉത്ഘോഷിച്ചു. സ്വതന്ത്ര സമരം നട്ടുപിടിപ്പിച്ചിരുന്ന ആദ്യ ആദ്യകാല ഇന്ത്യൻ പ്രതിരോധങ്ങളെ അന്ത~ അന്താരാഷ്ടവല്‍ക്കരിക്കാന്‍ ടിപ്പുവിന് കഴിഞ്ഞിരുന്നു. കൊളോണിയല്‍ ഭരണത്തിന്‍റെ ദുരിതഫലങ്ങള്‍ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതലായി അനുഭവിച്ചിരുന്നത് ഗോത്രവര്‍ഗ്ഗക്കാരും, സാധാരണ കര്‍ഷകരും ആയിരുന്നു. Colonialism അടിച്ചേല്‍പ്പിച്ച അമിത സാമ്പത്തികഭാരം ചുമക്കേണ്ടി വന്നതും അവരാണ്. ഇന്‍ഡ്യയിലെ പ്രതീകരണമായിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയില്‍ ഉള്ളവർ നടന്നു വന്ന പ്രതിരോധങ്ങള്‍. സമൂഹത്തിന്‍റെ മുഖ്യധാരയില്‍ നിന്ന് അകന്നു പ്രകൃതിപരമായ പ്രക്ഷോഭണ രീതികള്‍ പിന്തുടര്‍ന്ന് സ്വൈര്യജീവിതം നയിച്ചു വന്ന ഗോത്ര വര്‍ഗ്ഗങ്ങള്‍ക്കേ colonial ചൂഷണങ്ങള്‍ കൂടുതല്‍ ശക്തമായതോടെയാണ്‌ അവര്‍ പ്രതീകരിക്കാന്‍ ഇറങ്ങിയത്. മറ്റൊരു അടിസ്ഥാന വിഷയമായ കര്‍ഷകരും, കര്‍ഷകതൊഴിലാളികളും അടങ്ങുന്ന ജനസഞ്ചയവും തുടക്കം മുതല്‍ തന്നെ പ്രതിരോധസമരങ്ങള്‍ നടത്തി. അധിനിവേശശക്തികളുടെ ആദ്യകാല വളര്‍ച്ചയില്‍ ശക്തമായ പ്രതിരോധമുയര്‍ത്തിയ രണ്ടു വിഭാഗങ്ങളാണ് കര്‍ഷകരും, ഗോത്രവർഗ്ഗക്കാരും ബ്രിട്ടീഷുകാര്‍ക്ക് കീഴില്‍ ഹതശ്ശനായി ആശ്രിതനായി കഴിയുന്നതിലും ഭേദം ഒരു ധീരനായ സൈനികനായി മരണം വരിക്കുകയാണ് അഭികാമ്യമെന്ന് ടിപ്പു സുല്‍ത്താന്‍ ഉത്ഘോഷിച്ചു. സ്വന്തമായൊരു നാവിക സൈന്യം വരെ രൂപികരിച്ച അദ്ദേഹം വിപ്ലവകാല ജക്കാബിയന്‍ ക്ലബ്ബില്‍ അംഗമായിരുന്നു. തലസ്ഥാനനഗരിയായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യസമരം നട്ടു പിടിച്ചിരുന്നു. ആദ് ആദ്യകാല ഇന്‍ഡ്യന്‍ പ്രതിരോധങ്ങളെ അന്താരാഷ്ട്രവല്‍ക്കരിക്കാന്‍ ടിപ്പുവിന് കഴിഞ്ഞിരുന്നു.

ഇതിന്‍റെ പ്രതീകരണമായിരുന്നു സമൂഹത്തിന്‍റെ ഏറ്റവും താഴെക്കിടയിലുള്ള താഴെക്കിടയിലുള്ളവര്‍ നടത്തിയ പ്രതിരോധങ്ങള്‍. സമൂഹത്തിന്‍റെ മുഖ്യ അകന്ന് പ്രാകൃതമായ ഭക്ഷണരീതികള്‍ പിന്തുടര്‍ന്ന് സ്വൈര്യജീവിതം നയിച്ചു വന്ന ഗോത്രക്കാര്‍ക്കിടയില്‍ colonial ചൂഷണം ശക്തമായതോടെയാണ് അവര്‍ പ്രതിരോധന~ പ്രതിരോധത്തിന് ഇറങ്ങിയത്. മറ്റൊരു അടിസ്ഥാന വിഭാഗമായ കര്‍ഷകരും, കര്‍ഷകതൊഴിലാളികളും അടങ്ങുന്ന ജനസഞ്ചയവും തുടക്കം മുതല്‍ തന്നെ പ്രതിരോധസമരങ്ങള്‍ നടത്തി. അധിനിവേശ ശക്തികളുടെ ആദ്യകാല വളര്‍ച്ചയില്‍ ശക്തമായ പ്രതിരോധമുയര്‍ത്തിയ രണ്ടു വിഭാഗങ്ങളാണ് കര്‍ഷകരും, ഗോത്രവിഭാഗക്കാരും. ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാനെന്‍റെ topic ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.

ഉം network പോയി ഇതിനാത്തെ customer നെ convince എയ്യണം ആദ്യം ഇന്ന complaint ആന്ന് കാണിച്ച് കൊടുത്ത് ഇന്ന complaint ആന്ന് ബോധ്യപ്പെടുത്തണം

അന്നിട്ടത് അഴിച്ചിട്ട് ആഹ് നമക്ക് അഴിച്ച് നോക്കാനുള്ള permission എടുക്കണം അയിന് മുമ്പ് അഴിച്ച് നോക്കീട്ട് പിന്നെ നമ്മളെ പണിന്റെ കൂട്ടത്തിൽ ചെലപ്പോ ഈ light ഊട ഇല്ലാതായി പോയ് കഴിഞ്ഞാൽ പിന്നെ customer ഏക്കത്തില്ല

on ആക്കി നോക്കും on ആക്കിട്ട് ഇന്ന complaint ആണെന്ന് customer ഓട് പറയും

sir നോട് പറഞ്ഞിട്ട് customer നമ്മളോട് പറയും എന്നാ repare ചെയ്തോളു എന്താ നോക്കീട്ട് clear എയ്ത് പറയാൻ പറയും

അതഴിച്ചിട്ട് last മൊത്തത്തി അഴിക്കണം ആ അങ്ങനെ അപ്പോൾ നിങ്ങൾ അതിനെ അപ്പോൾ laptop ആദ്യമേ എടുത്ത് അത് തൊറക്കും തുറക്കും അതിനു മുമ്പ് cross checking ഇണ്ട് എന്നെച്ചെയ്‌നാൽ മ്മളെ എന്ത് complaint ന്ന് നോക്കണം

എന്തെങ്കിലും keyboard ൻറെ issue ആണോ suppose keyboard ൻറെ complaint കൊണ്ടാണോ on ആവാത്തത് അങ്ങനെയൊക്കെയുള്ളത് നോക്കണം

അഴിച്ച് repair ആക്കണ്ടേ damage ഒന്നുല്ലാത്ത രീതിയിൽ അഴിച്ചെറക്കീറ്റ്

അതിനാത്ത്

voltage hello

വെള്ളം വീഴ്‌ന്നെ ആന്നെങ്കി അത് water damage ന് വേറെ issues ഉണ്ട്

അത് നമ്മള് ഈ പറയുന്ന laptop ആദ്യമേ എടുത്തിട്ട്

അകത്തോട്ട് കേറിയ തന്നെങ്കി

അപ്പക്ക് print പോവാൻ സാധ്യത ഉണ്ട് dry ആയിട്ട്

അത് അന്ന് എന്നെ കൊണ്ട് വര അയിന്റെ രണ്ട് ദിവസം കയ്‌ൻ കൊണ്ട് വന്ന് കൈനാല് use എയ്ത് നമ്മളൊരു നമ്മടേതായ ഒരു liquid ഉപയോഗിച്ച് clean ചെയ്ത് എടുക്കുമ്പളത്തേന് സംഭവം മാറും

incase അത് മാറിയില്ല നിങ്ങളത് customise അങ്ങനെ use എയ്യുവാന്നെങ്കിൽ

വെള്ളം വീണാൽ കൊഴപ്പൊന്നുല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് continues use എയ്യുവാണെങ്കിൽ ഏർ ചെലപ്പോ അതവിടിരുന്നങ്ങ് dry ആവും

അങ്ങനെ ചെയ്ത് കയ്‌ന ഒന്ന് പിന്നീട് നമ്മക്ക് motherboard മാറി വെക്കാനേ പറ്റത്തുള്ളൂ

ആദ്യമേ കൊണ്ട് വന്ന clean ചെയ്ത് എടുക്കുവാണേൽ okey

അത് നമ്മക്ക് ചെയ്തത് കാണുന്ന കാര്യേ ഉള്ളൂ

അല്ലാത്ത പക്ഷം അതായത് ൻറെ issues ഉം

ഹും എത്രായൊക്കെ complaint ആണ് വരുന്നത് ഈ വെള്ളം വീഴുക പിന്നെ ഈ charger നാത്തിരുന്ന് ഇങ്ങനെ ഇതാകും അങ്ങനെ ഒന്നൂല്ലേൽ charger ല് എ charger light കാണുന്ന് off ആവുന്ന്

എ body short ആവുമ്പോഴാണ് battery charge ൽ നമ്മൾ adapter വെക്കുമ്പോ adapter ഉ

ഈ അത് short ആയിരിക്കുന്നുണ്ടാവാം ആ പിന്നള്ളത് ഏർ board നാത്ത് board on ആവും പക്ഷെ battery charge ആവും പക്ഷെ adapter ആവാത്തത് എന്ത് കൊണ്ട് issues വരുന്നോണ്ട്

PClap ൻറെ port ല് adapter വെക്കുമ്പോ അങോട്ടും ഇങ്ങോട്ടും

ആ

hardware ന്ന് ച്ച് നമ്മള് ചെയ്യുന്ന electronic service

അപ്പൊ എന്ത് complaint ആണ് അത് complaint identify ചെയ്ത്

എന്തൊക്കെ problems ഉണ്ടെന്ന് വെച്ച് അതെല്ലം നോക്കീട്ട് മാത്രേ

നമ്മളെ hardware ഇതാണല്ല മറ്റേ software issues പിന്നേ കൂടുതലും complaint keyboard complaint വരും പിന്നെ slow speed അങ്ങനെക്കള്ളണ്ട് ആ ഞങ്ങക്ക് ഏറ്റും ഇപ്പൊ കണ്ട് പുതിയ lap ന് കണ്ട് വരുന്നത് slow യാണ് slow മൊത്തത്തിൽ slow യാണ്

ഏർ ഒരു ഒരു വർഷം രണ്ട് ഒരു വർഷം കയീന്നേന് മുമ്പെന്നെ system ചെറിയ slow ആയിരുന്നു

നമ്മള് വേറേ supporting ന് show യില് വന്നിക്കും ആ

ആ അതാണ് ഒന്നാമത്തെ complaint company തരുന്ന സാനല്ലേ എന്തെല് പിന്നീട് വൻ ശോകോ

ശോകം means working ഭയങ്കര lag ആണ് ആ

ഉം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏതിനാണ് പ്രശ്നം വരുന്നത് അങ്ങനുള്ള കാര്യത്തിന് ഏറ്റവും കൂടുതല് വെരുന്നെന്ന് പറഞ്ഞ് കൈനാൽ laptop ൻറെ case വെരുന്നെന്ന് വെച്ച പുതിയതായിട്ട് വെർന്നെ മൊത്തം keyboard complaint ആണ് എല്ലു ഇപ്പൊ

battery complaint കൊറവാ പുതിയ punching keyboard ആയോണ്ട്

complaint ആയോണ്ട് കൂടുതലും power switch കൾ അയിനാത്ത വരുന്നത്

power switch കൾ അയിനാത്ത് വരുന്നത് കൊണ്ട് keyboard complaint കണ്ട് keyboard ന്ന് കൂടുതലായിട്ടും വരും എന്ന് വെച്ചെയ്‌നാൽ keyboard power switch ന് keyboard ന് വേറെ complaint ഒന്നും കണ്ടില്ലെങ്കിലും hello hello hello കേൾക്കുന്നുണ്ട് പറഞ്ഞോ keyboard ന് complaint വന്നാലും power switch on ആവാതെയും off അവരെയും keyboard ന് വേറെ complaint ഒന്നുല്ലെങ്കില് keyboard മാറിയ വെച്ചിട്ട്

അതിന് കൊറച്ചൂട quality ങ്ങാ ഹ അന്ന് sonia ടെ ഒരു lap വന്നില്ലായിരുന്നോ ഏർ on ആയിട്ട് കൊർച്ച് നേരം work എയ്തിട്ട് off പോന്നൊരു case പറഞ്ഞ

അഹ് അതുപോലെ അന്ന് മ്മള് നോക്കീട്ട് chipset complaint ആന്ന് പറഞ്ഞത്

chipset അ door പറഞ്ഞ്

അതേപോലൊക്കെ തന്നാണ് laptop കൂടിപ്പോയ ഒരു വർഷം ഒന്നരാ ഒന്ന് ഒരു വർഷം ഒന്നര വർഷൊക്കെ use എയ്യാം ആ ആ എൻ്റപ്പേ എൻറെ laptop ഇങ്ങനല്ലായിരുന്നു ഓ തൊറക്കും പിന്ന off ആവും പിന്നതാവും പിന്നെ ഞാന് പൊറകിലത്തെ അതിൻറെ battery ഊരുമ്പോ ഊരിയിട്ട് ഒരു റാശം ഇടുമ്പോ on ആകും പിന്നെ chipset complaint കൊണ്ടാണ് കാരണം അത് chipset ഏർ മ്മളൊരു സാനം work എയ്തോണ്ടിരിക്കുമ്പോ ഉം ഒരുപാട് heat ആയി കഴിയുമ്പക്കെന്നെ പിന്നത് തണുക്കണം

തണുത്ത് അത് dry ആക്കാ തണുത്ത ഒരുപാട് തണുത്ത് dry ആവുമ്പോഴായിരിക്കും പിന്നത് on ആവുന്നത് അത് വരെ പിന്നേം അതുപോലെന്നെ heat ആയി വരുമ്പഴ് ത്തേന് വീണ്ടും അത് off ആയി പോകും chipset over ആയിട്ട് heat ആവുന്നേൻറെ ആണ് അത് chipset പോവുമ്പഴാണ് ഇങ്ങനൊക്കുള്ളൊരു issue

പൊതുവെ ഉള്ളൊരു complaint ആണത് ഉം ഒരു പൊതുവെയുള്ളൊരു complaints ആണ് അത് അങ്ങനത്തത് ആണ് ഹും പിന്നെ അത് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെ hardware അല്ലെ ഇപ്പോ ഏറ്റവും കൂടുതൽ laptop ഉം mobile ഉം ഒക്കെ ആയത് കൊണ്ട് ല്ലേയ് service field ലു ഇപ്പൊ ഭയങ്കര മോശാണ് service കാര്യംന്ന് വെച്ചെയ്‌നാ

ഇപ്പൊ പൊതുവെ കേരളത്തിൽ service ൻറെ കാര്യത്തില് dim ആണ് കാരണം work കൊറവാണ്

ഇന്നുള്ളതിൻറെ case ന്ന് പറഞ്ഞ് കൈനാൽ ഈ mobile ൻറെ ആഹ് mobile ൻറെ tab ഉ ഒക്കെ use യ്ത് വെക്കുന്നോണ്ടേ

laptop എറങ്ങുന്നുണ്ട് അത്യാവശ്യം വേ service ന് വേണ്ട ആൾക്കാരെ മാത്രേ എറങ്ങുന്നു android use എയ്യുന്നുള്ളു സാമ്പത്തികമായിട്ട് ഇപ്പൊ എല്ലാം കേരളത്തിലുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടായ കാരണം വെച്ചാൽ വലുതായിട്ടൊന്നും service ന് പോലും കൊണ്ട് വരുന്നില്ല അത്യാവശ്യം keyboard മാറാനും

ഇതൊക്കെ മാറാനുള്ളത് service center ലോട്ടങ് പോവത്തേ ഉള്ളൂ emergency case കെട്ടുകളുണ്ട് ഈ office കാർക്കും അങ്ങനൊക്കെയുള്ള ആൾക്കാർക്ക് use എയ്യാൻ വേണ്ടി government ഉദ്യോഗസ്ഥര് അങ്ങനൊക്കെയുള്ള teams ന് ആഹ് അവർക്ക് അത്യാവശ്യം lap വേണം അവരുടെ കാര്യങ്ങൾ അപ്പൊ അങ്ങനുള്ളവര് മാത്രം അങ്ങന കൂടുതലും laptop കൂടുതലും use യ്യുന്ന് use എയ്യുന്നത് കൂടുതലും ഇപ്പൊ game കളിക്കാനൊക്കെയാണ് game ഉം hello range cut ആയിപ്പോന്നേ അതീ ഇതിലീന്ന് വിളിക്കുന്നോണ്ടാണ് അങ്ങനെ ആണോ ആ net ഉ വഴിയല്ലേ വരുന്നത് ആണോ പക്ഷെ അത്

അങ്ങനേം വരുന്നതില്ലേ net call cut off ആയിട്ടും ആരും മിണ്ടാതിരിക്കുന്നോണ്ടാണ് ആ അത് എന്നാന്നറിയത്തില്ല എൻറെ phone ഇത് off ആകത്തില്ലേ phone ഈ screen off ആവത്തില്ലേ

അപ്പഴാണ് അങ്ങനെ ആവുന്നേ ഓ cut offing ആയി കെടക്കു ആയിരിക്കും net ആ ല്ലേ നമ്മടെ screen off എയ്യുമ്പോ cut offing option വല്ലോം on ആയി കെടക്കുന്നയായിരിക്കും ആ അങ്ങനെ വല്ലോം ആയിരിക്കും നോക്കണമെനി

ആ അങ്ങനെ പിന്നെ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഉം

ശരി ശരി അ ആ ഒച്ചകൾ കേൾക്കാൻ എന്തൊരു ഭംഗിയാണ് പക്ഷികൾ ചിലക്കുന്നു. അത് അങ്ങനെ ഉള്ള രീതിയിൽ നമ്മള് അ കവിത അങ്ങ് എഴുതുക. okay മനസ്സിലായില്ലേ? കവിത.

അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഇങ്ങനെ, ഇങ്ങനെ താളോക്കെപിടിച്ചിട്ട് വേണം ഇങ്ങനെ എഴുതാൻ. മനസ്സിലാവുന്നുണ്ടോ? ഉചിതവും ആകർഷകവുമായിട്ടുള്ള പദവിന്യാസം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇയ്യോ എൻ്റെ ദൈവമേ ഈ miss ഇത് എന്തൊക്കെയാ പറയുന്നെ? ഈ കവിത എഴുതാൻ പറഞ്ഞിട്ട് പദവിന്യാസം, താള, താളാത്മകത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസില്ലാവില്ല. നിങ്ങള് ഒന്ന് വിചാരിച്ചാൽ മതി ഒരു കവിത തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താണോ തോന്നുന്നേ അതിനു ഹേ ഒരു heading അങ്ങ് കൊടുക്ക. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങടെ ചേച്ചീനെ കുറിച്ച് പറ~യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അങ്ങ് നന്നായിട്ട് അങ്ങ് രീതിയിൽ അങ്ങ് എഴുതുക. മനസ്സിലായോ മക്കളെ? നല്ലൊരു heading കൊടുക്ക. നല്ല രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ നിങ്ങള് ഒരു രണ്ടോ മൂന്നോ വാക്കിലങ്ങ് അതങ്ങ് എഴുതി വയ്ക്ക. okay മനസ്സിലായോ? ഒരു കവിത ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണേ എഴുതാന്‍. ഇനി കഥ എഴുതുക കൊച്ചനുജന്‍ എന്ന കവിതയില്‍ അനുജനും, ചേച്ചിയും നിങ്ങള്‍ക്ക് ഒരുപാട് ഇഷ്ടമായില്ലേ. ആ ഈ കവിതയെ നമുക്ക് കഥയാക്കിയാലോ. ഉചിതമായിട്ടുള്ള ശീര്‍ഷകം നല്‍കുക ആ simple simple ആയിട്ടുള്ള കാര്യാണ് അല്ലേ?